പക്ഷെ പക്ഷെ നമ്മൾ ഇങ്ങനെ പറയും ആരോഗ്യം നല്ലതാണെന്നു പക്ഷെ ഹാസഫിന് ഒരു അഞ്ചു ആർ കാര്യങ്ങൾ പറയാമോ ആരോഗ്യം സൂക്ഷിക്കേണ്ട ഒരു മിനിറ്റിന് ഉള്ളിൽ എന്തൊക്കെ പറയാൻ പറ്റും തങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?

ഭക്ഷണം കഴിക്കുക, അതിന്റെ ഒപ്പം യോഗ ചെയ്യുക exercise ചെയ്യുക, ഏർ ആഴ്‌ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒരു വൈദ്യനെ പോയി കാണുക. ഏർ നമുക്ക് എന്തെങ്കിലും കുഴപ്പുമുണ്ടോ എന്നുഉള്ള checkup കൾ ചെയ്യുക. ഏർ കാരണം ആരോഗ്യം നമ്മൾ

ഒപ്പമായിട്ട് പിടിച്ചു വച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന ആൾകാരനാണെങ്കിലും, കൊച്ചുകുട്ടിയാണെങ്കിലും, മുതിർന്ന ആൾകാർ ആണെങ്കിലും ആരോഗ്യത്തിനു വേണ്ടി ഏർ കുറച്ചു സമയം മാറ്റിവെക്കേണ്ടതാണ് മാറ്റിവെക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഏർ ആരോഗ്യത്തിനു വേണ്ടി exercise കളും food കളും മാത്രം ഏർ നോക്കുക ഏർ പിന്നെ ഏർ ഒരു വൈദ്യനെ കുടി ഒരു സന്ദർശിക്കുക എന്നാണ്

പറയു പറയു പറയു ഹാസിഫ് ഏർ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞു ഇനി താങ്കൾക് താങ്കൾക്ക് എന്താണ് ഈ തലമുറയോട് പറയാനുള്ളത് ആരോഗ്യത്തിന് പറ്റി

ഈ മാനസിക ആരോഗ്യത്തിനു നമുക്ക് എന്താണ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം സിനിമ കണ്ടാലും എത്ര ചിരിക്കുന്ന സിനിമ കണ്ടാലും ചിരി മാത്രമേ ഉണ്ടാവുകയുള്ളു പക്ഷെ മാനസിക ആരോഗ്യത്തിന് നമ്മൾ exercise ചെയ്യണം.

നമ്മൾ വെറുതെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ടു മണിക്കൂർ കഴിയാൻ നേരം തോന്നുന്നത് എന്താണ് ഒരുമാതിരി കേറിയിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് വരുന്നത് പക്ഷെ നമ്മ ഒരു exercise ചെയ്തു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു ഒരു ഇതുണ്ടാകും കുളിർമ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് സന്തോഷം കൂടുതൽ ഉണ്ടാവും പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് കാരണം അന്ന് പറയാൻ നേരം ബീഫ് അതുപോലത്തെയുള്ള heavy ഫുഡ് നമ്മുടെ ദഹനപ്രിയക്ക് നമ്മുടെ ദഹനപ്രിയക്ക് കഷ്ടപെട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എങ്കിൽ പ്രശ്നം എന്തെന്ന് പറയാൻ നേരം നമ്മുടെ body അത്രയും energy use ചെയ്യും അതുകൊണ്ടു തന്നെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടു ഞാൻ നിങ്ങളോട് പറയുന്നത് maximum food എന്ന് പറയാൻ നേരം maximum ഈ പച്ചക്കറി ഒക്കെ കഴിക്കണ കൂട്ടണം. എന്നിട്ട് നമ്മൾ ഹാസിഫ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മൾ മാംസമാണോ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് എന്ന് പറയാൻ നേരം ഏറ്റവും കൂടുതൽ നല്ല രണ്ടിന്റെയും ഗുണങ്ങളും ഗുണമില്ലായ്മ എന്തൊക്കെയാണ്? എന്റെ അഭിപ്രായത്തിൽ നോക്കുക ആണെങ്കിൽ പച്ചക്കറികൾ ധാരാളം കഴിക്കണമെന്നാണ്. എന്റെ ഒരു കാരണം മാംസ പലഹാരങ്ങൾ മാംസ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അമിതമായൊരു കാഴ്ചയിൽ നമ്മുടെ ശരീരത്തിന് തന്നെ കേടുപാട് വരുത്തുകയും ഏർ അവസാനം ഏർ കൂടിയ ഇനങ്ങളുള്ള രോഗങ്ങളിലേക്ക് അത് മാറുകയും ചെയ്യും ഏർ അതായത്

കിഡ്നിക്ക് രോഗം, heart ന് രോഗം കാൻസർ വരെ വരാനുള്ള chance കൂടുതലാണ് പ്രതിയേകിച്ചും പുതിയ broiler കോഴികളും പുതിയ പുതിയ മയക്കു മരുന്നുകളും കുത്തി വെച്ച

സ്വന്തമായിട്ട് ഒരു പേടിയും കൂടാതെ കഴിക്കാം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കൂടുതലും പച്ചക്കറി രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ പച്ചക്കറി കഴിച്ചുകൊണ്ടുള്ള ഗുണമില്ലായ്മ എന്തൊക്കെയാണ്? പച്ചക്കറി കഴിക്കുന്നത് കൊണ്ട് ഗുണമിലായ്മ എന്ന് പറഞ്ഞാൽ ഏർ ഗുണങ്ങൾ മാത്രമേ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ

അപ്പൊ അതൊക്കെ നമുക്ക് ഇപ്പോഴും പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നത് അല്ല നമുക്ക് നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ അധ്വാനിക്കണം അതിനു വേണ്ടി തന്നെയുള്ള ഭക്ഷണങ്ങൾ നമ്മ ഏർ എന്നാണ് എന്റെ ഒരു ചിന്ത അപ്പൊ ഏർ കൂടുതലും വിശാംശങ്ങൾ വരാനുള്ള അടങ്ങിയിരിക്കുന്ന പച്ചക്കറികൾ കൂടുതൽ വരാനുള്ള chance കൂടുതലാണ് അപ്പോ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നമുക്കുള്ള കൃഷിയിടങ്ങയിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തു കഴിക്കുകയാണ് നല്ലത് എന്റെ ഒരു അഭിപ്രായം അത് ശരിയാണ് പക്ഷെ നമ്മ ഈ പാവപ്പെട്ടവർ ഇങ്ങനെ ജീവിക്കാൻ നേരം പക്ഷെ നമുക്ക് ടെറസ് ഇന്റെ മുകളിൽ കൃഷി ചെയ്യാൻ എന്ന് പറയുന്നത് നടക്കുകയില്ല ഈ കഠിന ചൂടിൽ നമ്മൾ കൃഷിചെയ്യുകയാണെകിൽ

സ്ഥലത്തിൽ വല്ല സംഘമായി ചേർന്നോ എന്തെങ്കിലും ഒരു association പോലെയുള്ള ഒരു നിലമെടുത്ത വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം നമ്മുടെ വീട്ടിൽ സ്ഥലമുണ്ടെകിൽ നമ്മുടെ വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ ആ ഒരു പ്രശ്നം വരുക പിന്നെ ഈ വേനൽ കാലത് എന്ന് പറയുമ്പോൾ വേനലിനെ സംബന്ധിച്ച് വരുന്ന കുറച്ചു ചെടികൾ അപ്പോ അതുപയോഗിക്കുക വേനലിൻ പറ്റാത്ത ചെടികൾ ഒക്കെയാണെങ്കിൽ അത് ഒഴിവാക്കുക വെറുതെ ആ വിത്ത് കളയാതിരിക്കുക പറ്റാവുന്ന രീതിയിൽ അത് വളരെ നല്ലൊരു തീരുമാനമാണ് നമ്മൾ ഇങ്ങനെ പല പൽ ഗ്രൂപ്പുകളും പല പല സാമൂഹിക സഹായക സംഘം തുടങ്ങാൻ നേരം

നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പല പല കുടുംബങ്ങൾക്കും നമ്മുക്ക് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് കൊടുത്തു നമുക്ക് ഭക്ഷണങ്ങൾ എത്തിക്കാൻ പറ്റും അതോടപ്പം തന്നെ ഈ കൂടി തന്നെ അടങ്ങാത്തതുകൊണ്ടു നമ്മുടെ ആരോഗ്യത്തിനു വളരെയധികം നല്ലതാണ് അതുകൊണ്ടു തന്നെ നമ്മുടെ കുട്ടികളും വളരെ ആരോഗ്യപരവും വളരെ ഊർജസ്വലർ ആയിട്ടായിരിക്കും ജീവിക്കുന്നത് അതുകൊണ്ടു തന്നെ എനിക്ക്

അതോടപ്പം എനിക്ക് ചോദിക്കിക്കാണുള്ളത് എന്ന് പറയാൻ നേരം ഈ ഡോക്ടർ മാർ നമുക്ക് കൃത്യമായിട്ടുള്ള മരുന്നാണോ തരുന്നത് അല്ലെങ്കിൽ നമ്മളെ സ്ഥിരമായി രോഗി ആയിട്ട് വെക്കാനാണോ അവർ നമ്മളെ ചില ചില മരുന്നുമായിട് ഇടക്ക് ഇടക്ക് പിന്നേം വരുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിക്കുക ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രാഥമിക ലക്‌ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ശരീരത്തിന്റെ ഡോക്ടർമാരെ കാണുന്നത് നല്ല ഒരു കാര്യമാണ് പക്ഷെ ചില private hospital കളിൽ അങ്ങനത്തെ കുറച്ചു സ്ഥലങ്ങളിൽ അവർ നമ്മളെ വശീകരിച്ചു കൂടുതൽ പണം തട്ടിയെടുക്കാനുള്ള ഒരു രീതിയിലേക്കാണ് അങ്ങനെ മാറുന്നത് നമ്മൾ നമ്മളുടെ ആയിട്ടുള്ള ശരീരം ആദ്യം നമ്മൾ തന്നെ ചികിൽസിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ അവസാനം ഡോക്ടർമാരുടെ അടുത്ത് വൈദ്യൻമാരുടെ അടുത്ത് മാത്രമേ അവസാനം പോകാനുള്ള chance ഏർ കൂടുതലും പ്രകൃതി രീതിയുമായി ബന്ധമുള്ള മരുന്നുകൾ കഴിക്കാൻ നോക്കുക ഓവർ ആയിട്ട് ഇപ്പ private hospital കളിൽ നിന്ന് തരുന്ന മരുന്നുകൾ പരമാവധി ഒഴിവാക്കുക പിന്നെ വല്ലപ്പോഴും കഞ്ഞി ഒക്കെ കുടിക്കുക കഞ്ഞി ഒക്കെ ദഹനത്തിന് നല്ലതാണു നമ്മൾ നമ്മുടെ കുട്ടികൾ ഇതേപോലെ പഠിപ്പിക്കുക കാരണം നമ്മൾ നല്ല രീതിയിൽ നടന്നാലേ നമ്മടെ കുട്ടികളും അതേപോലെ നമ്മളെ കണ്ടു പഠിക്കൂ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയ പ്രായമാണ് അവർക്ക് മിട്ടായ്കൾ പുറത്തുകാണുന്ന എന്തും എടുത്ത് തിന്നാൻ തോന്നും അപ്പൊ അവരെ ചെറുപ്പത്തിലേ പറഞ്ഞു മനസിലാക്കിയില്ലെങ്കിൽ അവർക്ക് ഏർ ഭാവിയാകുമ്പോഴെത്തെക്ക് കൂടുതൽ രോഗങ്ങൾ വരാനുള്ള കൂടുതലാണ് ആ രീതിയിൽ ഉള്ള ഭക്ഷണം കഴിക്കുക പരമാവധി വീട്ടിൽ തന്നെ ഏർ ശൗചാലയം ഒക്കെ ഒരു ഒരു ഒരു

കാരണം അതിലൂടെ നമുക്ക് bacteria കൾ fungus കൾ അങ്ങനെയൊക്കെ വരാം പിന്നെ ചൂട് കാലാമാകുമ്പോൾ വെള്ളത്തിനും ശരിയായ ഭക്ഷണത്തിന് ഒക്കെ ക്ഷാമം വരും അപ്പൊ ആ രീതിയിൽ തന്നെ ചെയ്യാനാണ് പരമാവധി നോക്കുക. എന്റെ തീരുമാനം അതാണ് വളരെ നല്ലൊരു തീരുമാനമാണ് ഹാസിഫ് പറഞ്ഞിരിക്കുന്നത് ഹാസിഫിൻ എന്നോട് എന്താണ് ചോദിക്കാനുള്ളത്? ഏർ എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായ ഒരു ആരോഗ്യം നമുക്ക് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം മാനസികം എന്ന് പറഞ്ഞ ഒരു മാനസികമായാ ആരോഗ്യം നിലനിർത്തുക എന്ന് പറയാൻ നേരം വളരെ നല്ലൊരു വിഷയമാണ് ഹാസിഫ് പറഞ്ഞരിക്കുന്നത് മാനസികമായ ആരോഗ്യം നമ്മൾ നിലനിർത്തണമെങ്കിൽ അതിനു നമ്മൾ ആരോഗ്യം നമുക്ക് ശാരീരിക ആരോഗ്യം വേണം, ഭക്ഷണ ആരോഗ്യം വേണം, പിന്നെ നമ്മുടെ ഉറക്കം ശരിയാക്കണം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് എങ്കിലേ നമ്മുടെ മാനസിക ആരോഗ്യം ശരിയാവുകയുള്ളു. എന്ന് പറയാൻ നേരം ഞാൻ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നാല് മണിക്കൂർ ഉറങ്ങുന്ന വ്യക്തി ഫുഡും ഈ സാധനവും കഴിച്ചു അയാൾക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല കാരണം എന്താണ് അയാളുടെ body അയാൾക് അത് അയാൾക് അത്

ഈ നമ്മൾ ഇങ്ങനെ overwork ചെയ്തതുകൊണ്ട് അടുത്ത രോഗം വരാനുള്ള സാധ്യത ഉണ്ട് രോഗം വരാൻ നേരം പ്രശ്നം എന്ന് പറയാൻ നേരം നമ്മുടെ മാനസിക നില നന്നായിട്ട് ഇടിയും നമ്മുടെ മാനസിക നില ഇടിഞ്ഞാൽ നമുക്ക് രോഗം വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെന്താണു ഒരുമാതിരി തളർന്നിരുന്നു എന്ന് പറയാൻ നേരം എല്ലാം മടുത്തിരിക്കുന്ന സമയത്തായിരിക്കും പനി വന്നിരിക്കണ കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രധിരോധ ശേഷി വന്ന എല്ലാ സാധനവും ഓഫായിരിക്കും. എന്ന് പറയാൻ നേരം അത് പ്രവർത്തിക്കുന്നുണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ പല അധികം പുതിയ പുതിയ environment ആയിട്ട് നമ്മ പുറത്തു പുറപ്പെടുമ്പോൾ ആ വഴി നമുക്ക് രോഗം പുറപ്പെടും കാരണം നമ്മുടെ മാനസിക ആരോഗ്യം അത്രയധികം അങ്ങനെ വർക്ക് ആവാണ്ട് വന്നാൽ ഒന്നാലോചിച്ചു നോക്ക് പ്രതിരോധ ശേഷി നമ്മുടെ മാനസിക ആരോഗ്യം വളരെ നന്നായുള്ള cancer patient അവർ എന്തായിരിക്കും പെട്ടെന്ന് തന്നെ cancer രോഗത്തിൽ നിന്ന് മാറി അവർ അവരുടെ അങ്ങനെ എന്തോരം പേരുണ്ട് പക്ഷെ ഇങ്ങനെ മാനസിക ആരോഗ്യത്തിൽ അവർക്ക് കഴിവില്ലാത്തവരാണ് ഈ രോഗം വന്നിട്ട് അവർ അത് കീഴടക്കാൻ പറ്റാതെ അവർ ദയനീയമായ അവസ്ഥയിൽ നിർനിര്യാതനായി പോകുന്നത് മാനസിക ആരോഗ്യം നില നിർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയാൻ നേരം നമ്മൾ ആദ്യം തന്നെ കൃത്യമായ സമയത്തു എനിക്കുകയും കൃത്യമായ സമയത്തു ഉറങ്ങുകയും വേണം എന്ന് പറയാൻ നേരം ഒരു ദിവസം പത്തു മണിക്കാണ് കിടന്ന് ഉറങ്ങുക എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം പത്തു ദിവസം ഉറങ്ങണം പത്തു മണിക്ക് ഉറങ്ങണം, എന്നിട്ട് എഴുന്നേൽക്കുന്നത് ഏഴു മണിക്കാണെങ്കിൽ ആ സമയത്തു തന്നെ എണീക്കുകയും ചെയ്യണം. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഇത് ചെയ്തു കഴിയാൻ നേരം ഒരു ഒരു pattern ലേക്ക് നീങ്ങും അപ്പൊ നമ്മുടെ മനസിൽ നമ്മക്കൊരു സന്തോഷം ഉണ്ടാകും നമ്മൾ ഇതെല്ലം ചെയ്തു അപ്പൊ നമുക്ക് മാനസിക ഗുണമുണ്ടാകും അങ്ങനെ വരാൻ നേരം നമുക്കുള്ള ഗുണം എന്ന് പറയാൻ നേരം നമ്മുടെ മാനസിക നില കൂടും അതോടൊപ്പം തന്നെ നമുക്ക് രോഗം വരുന്ന സാധ്യതയും കുറയും. ഈ മാനസിക ആരോഗ്യം നമ്മുക്ക് ചിട്ടയുണ്ടെങ്കിൽ നമുക്ക് മര്യാദക്ക് ജീവിക്കുവാനും പറ്റും ചിട്ടയോടെ വരാൻ നേരം നമുക്ക് പിന്നെ നമുക്ക് ആരോഗ്യം നമ്മെ ഇ ങ്ങനെ കൃത്യമായി ഉറങ്ങുന്ന കൊണ്ട് നമുക്ക് അടുത്ത കാര്യം തോന്നും മര്യാദയ്ക്ക് food കഴിക്കണ food കഴിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് പച്ചക്കറിയും പച്ചക്കറിയും meat നാം കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത് മാംസ മാംസ ഭക്ഷണവും പച്ചക്കറിയും നാം കൃത്യമായിട്ട് കഴിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ body ക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പച്ചക്കറി മാത്രം കഴിച്ചാൽ നമ്മുടെ body ക്ക് ആവശ്യമുള്ള ന്യൂട്രിയനും അതായത് പോഷകാണുഉള്ള അതായത് പോഷകരമായ വസ്തുക്കൾ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടു നമ്മൾ രണ്ടും കൃത്യമായി കഴിക്കണം എന്നും പറഞ്ഞു ഞാൻ പറയണത് hotel ലിൽ പോയി കഴിക്കണം എന്നല്ല വീട്ടിൽ ഉണ്ടാക്കുന്ന മര്യാദക്ക് ഉളള food നമ്മൾ കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.

ഹൃദയ ബീറ്റ് നമുക്ക് ഒരു daily ഇങ്ങനെ കൂട്ടാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ദിവസേന heart beat ഉം വർധിക്കും ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് എൻറെ മനസ്സിൽ തോ തോന്നുന്ന ഈ വക കാര്യങ്ങളാണ് താങ്കൾക്ക് എന്താണ് ഏർ നമ്മുടെ daily routine ഇൽ തന്നെ മാനസിക ശക്തി കൂടണമെങ്കിൽ നമ്മുടെ ജോലി പരമായ സ്‌ട്രെസ്സുകൾ ഒഴിവാക്കുക, എന്നതാണ് എനിക്ക് പ്രധാനമായി പറയാനുള്ളത് കാരണം സ്ട്രെസ് വരാനുള്ള chance വളരെ കൂടുതലാണ് ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എല്ലാരും പൊതുവെ ചെറുതായി കാണുന്ന ഒരു സംഭവമാണ് ആരും അധികം അങ്ങനെ അതിനെ വിലയിരുത്താർ ഇല്ല ഏർ സ്ട്രെസ് എന്ന് പറഞ്ഞ നമ്മുടെ മാനസിക ശക്തിക്ക് വളരെ ശരിക്കും ഒരു impact കൊടുക്കുന്ന സാധനമാണ് നമുക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റില്ല നമുക്ക് focus ചെയ്യാൻ പറ്റില്ല ഏർ മാനസിക തളർന്നു പോവും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോ നമ്മ സ്ട്രെസ് പരമാവധി ഒഴിവാക്കുക പിന്നെ ഫുഡുകൾ കഴിച്ചു കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ചെയ്തു നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കുക പിന്നെ exercise ഒക്കെ വ്യായാമം exercise ഒക്കെ ചെയ്തു നമ്മുടെ കുറക്കുക അതൊക്കെ ഒരു മാനസിക ശക്തി വളർത്താൻ ഉള്ള ഒരു കാരണങ്ങളിൽ ഒന്നാണ് പിന്നെ വല്ലപ്പോഴും പുറത്തോട്ട് ഒക്കെ ഇറങ്ങുക വീട്ടിൽ തന്നെ ജോലിയുടെ കാര്യം മാത്രം ചിന്തിച്ചു ഇരിക്കാതെ വല്ലപ്പോഴും പുറത്തു കറങ്ങുക കൂട്ടുകാരും ബന്ധുക്കാരും നാട്ടുകാരുമായിട്ട് ഒന്ന് ഇടപഴകി ഇരിക്കുക വല്ലപ്പോഴും വല്ല സിനിമക്ക് പോവുക പുറത്തു കറങ്ങാൻ ഒക്കെ ഇറങ്ങുക കുടംബത്തിനെയായിട്ട് കുറച്ചു സമയം spend ചെയ്യുക ജോലികളിൽ മാത്രം മുഴുകി ഇരിക്കാതെ വല്ലപ്പോഴൊക്കെ പുറത്തേക്ക് ഇറങ്ങുക നല്ലൊരു mind ആകാനുള്ള ഒരു chance ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ നല്ലത് അപ്പൊ താങ്കൾക്ക് എന്താണ് ഇനി അടുത്ത സംശയം ആരോഗ്യത്തെ പറ്റി എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? ഏർ ആരോഗ്യത്തെ പറ്റി പുതിയ സംശയം എന്ന് പറഞ്ഞാൽ ഈ തലമുറയെ ഇങ്ങനെ ആയി പോയി അപ്പൊ വരുന്ന തലമുറയിലേക്ക് എന്ത് ആരോഗ്യം എങ്ങനെ നമുക്ക്

എനിക്ക് ഉപദേശം നിങ്ങളോട് പറയുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ഒരു കഥ പറയാനുണ്ട് എനിക്ക് ഒരു എന്താ ദാസൻ എന്നാണ് ദാസന്റെ പേര് ദാസനെ കുറിച്ച് എനിക്ക് പറയാൻ നേരം എന്ന് പറയാൻ നേരം ദാസൻ കോച്ചിലെ എന്ന് പറയാൻ നേരം വളരെ അധികം പണിയെടുക്കാതെ ഫുഡ് മാത്രം കഴിച്ചു എന്ന് പറയാൻ നേരം മീറ്റ് ഫുഡും അത് മാത്രമേ കഴിക്കൂള് എന്ന് പറയാൻ നേരം KFC അതുപോലെയുള്ള വസ്തുക്കളെ അവൻ കഴിക്കുക അവൻ മാംസ ആഹാരം മാത്രമേ കഴിക്കൂള് അങ്ങനെ അവൻ ഇങ്ങനെ കഴിക്കും പിന്നെ അനങ്ങാൻ വിളിച്ചാൽ അവൻ കളിക്കാൻ വരില്ല ഞങ്ങൾ വീട്ടിൽ പോയി ചോയ്ക്കാൻ നേരം അവൻ പറയും എനിക്ക് ഫോണിൽ കളിക്കണം എനിക്ക് ഗെയിം കളിക്കണം എന്ന് പറയും. ഗെയിം കളിക്കണ കളി എന്ന് പറയാൻ നേരം ഫുട്ബോൾ എന്നിട്ട് ഞങ്ങ വിളിക്കും അവനോട് പറയും കാൽപന്ത് നമുക്ക് പറമ്പിൽ നിന്ന് കളിക്കാം അപ്പൊ അവൻ പറയും വളരെ കഷ്ടപാടാണ് നിങ്ങളായിട്ട് കളിച്ച തോറ്റു പോവും അഞ്ചു വര്ഷം ജീവിച്ചു കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ നടക്കാനും പറ്റുന്നില്ല അവൻ ഇങ്ങനെ overweight ആയിട്ട് അവൻ നടക്കാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അപ്പൊ തൊട്ട് അവനൊരു പുതിയ ഒരു ഇതെടുത്തു എന്ന് പറയാൻ നേരം daily ഞാൻ ഒരു

ഇത് ഞാൻ നിങ്ങളോട് പറയാൻ നേരം നമ്മൾ ഇപ്പഴും നമ്മുടെ നല്ല ജീവിതത്തിലോട്ട് തിരിച്ചു വരാം എന്ന് പറയാൻ നേരം ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ നേരം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ഇപ്പോഴും നമ്മൾ ഇപ്പൊ non veg കഴിച്ചെന്നു പറഞ്ഞു നമ്മക്ക് ഒന്നും പറ്റില്ല നമ്മ തളർന്ന വിചാരിച്ചു വീണു പോകരുത് നമ്മുക്ക് പിന്നെയും നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും ആരോഗ്യം വീണ്ടെടുക്കാൻ എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം നിങ്ങൾ മര്യാദക്ക് ഉറങ്ങണം, മര്യാദക്ക് ജീവിക്കണം അതോടൊപ്പം തന്നെ ഈ പല അധികം മയക്കുമരുന്ന് അതേപോലത്തെയുള്ള സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കരുത് അത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ പല പല കോശങ്ങളും നിങ്ങളുടെ നശിഞ്ഞുപോകുന്നടൊപ്പം തന്നെ കരിഞ്ഞു പോകും പിന്നെ കാൻസർ അതേപോലത്തെയുള്ള മാറാരോഗങ്ങളുടെ chance വളരെയധികം കൂടി കൊണ്ടിരിക്കും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മര്യാദക്ക് വ്യായാമം ചെയ്യും ഇതൊക്കെ ചെയ്യാൻ നേരം ഗുണം എന്ന് പറയാൻ നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും പുതിയ തലമുറക്ക് മാത്രമല്ല നമ്മുടെ ഈ തലമുറ അവർക്ക് ചിന്തിച്ചാൽ അവരുടെ ജീവിതം നന്നായി മാറ്റി മറിക്കാൻ പറ്റും ഇതിനെ കുറിച്ച് പറയാൻ നേരമാണ് ഞാൻ ഈ ദാസന്റെ കഥ പറഞ്ഞത് ദാസൻ വളരെ നല്ലൊരു വ്യക്തിയാണ് എന്റെ കൂട്ടുകാരനെ ഇതേപോലെ പഠിപ്പിക്കുകയാണ് അവൻ ഇതേപോലത്തെ വ്യക്തിയായിരുന്നു അവൻ ഇപ്പൊ നല്ലൊരു വ്യക്തിയായി ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ നേരം നമ്മുടെ ജീവിതം ഇപ്പോഴും നമ്മുടെ കയ്യിലാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഇപ്പോഴും കയ്യിലാണ്. ഇതിനെ കുറിച്ച് എനിക്ക് ഇത്രയുമാണ് പറയാനുളളത് താങ്കൾക്ക് വേറെന്താണ് ചോദിക്കാനുള്ളത്? ഏർ എനിക്ക് ഇനി ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്നു വെച്ചാൽ താങ്കൾ പറഞ്ഞത് ഭൂരിഭാഗവും ശരി തന്നെയാണ് എന്നാലും ഏർ താങ്കൾ ഇപ്പൊ മയക്കു മരുന്ന് പറഞ്ഞത് പോലെ തന്നെ സിഗരറ്റ് വലിക്കുക, കള്ള് കുടിക്കുക ഇതൊക്കെ ശരീരത്തിന് നല്ലയൊരു കേടുപാട് വരുത്താനുള്ള ചാൻസ് ഉണ്ട് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ stamina കുറയും ഇപ്പൊ താങ്കൾ പറഞ്ഞപോലെ ഓടാനും കളിക്കാനും പറ്റൂല പെട്ടെന്ന് കിതക്കുക ചോര തുപ്പുക ഇതൊക്കെ നമുക്ക് ശ്വാസം കിട്ടാതെ വരുക അവസാനം അത് ആസ്ത്മയിലേക്ക് ഒക്കെ വരെ പോകാനുള്ള chance ഉണ്ട് പിന്നെ വെള്ളമടിക്കുമ്പോൾ കിഡ്‌നിക്ക് tuberculosis ഒക്കെ വരും ഇതൊക്കെ ഈ മാറാരോഗങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ തികച്ചും പ്രായാസമായുള്ളൊരു കാര്യമാണ് കൂടുതലും മനുഷ്യരും ഇത് കാരണം മരണപെട്ടു വരെ പോകാറുണ്ട് ഏർ ജിമ്മിൽ ഒക്കെ പോകുന്നവർക്ക് ഈ പറയുന്ന diet ഒക്കെ പോലെ നമ്മൾ സ്വന്തം ആയിട്ടുള്ള diet ഒക്കെയെടുത്തു daily എട്ട് മണിക്കൂർ ഒക്കെ ഉറങ്ങി നമുക്ക് ശരിയായ വ്യായാമം ഒരു അരമണിക്കൂർ വ്യായാമം ഒക്കെ ചെയ്തു

മുന്നോട്ട് വെച്ചത് അതിനെക്കുറിച്ച് പറയാനുളളത് ഈ ഭക്ഷണം എന്ന് പറയാൻ നേരം ഇപ്പൊ നമുക്ക് നമുക്ക് പുറത്തു ഇറങ്ങിയാൽ കാണാം അൽഫഹം, ഷവർമ അതെ പോലത്തെയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ തന്നെ വാങ്ങാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ ഭക്ഷണത്തിന്റെ ഗുണം എന്ന് പറയാൻ നേരം വളരെയധികം എണ്ണയും, വളരെ അധികം ഓയിലും ഒക്കെ ഒഴിച്ച് തന്നെ വളരെയധികം അലമ്പാണ് പക്ഷെ അത് കഴിക്കണ്ടല്ല എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് മാസത്തിലോ ഇപ്പോ രണ്ടാഴ്‌ച ഒക്കെ കൂടുമ്പോൾ ഒരു പ്രാവശ്യം കഴിക്കാം പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ എപ്പോഴും കഴിക്കാൻ നിക്കരുത് ഈ വളരെയധികം നിങ്ങൾക്ക് അത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കി നോക്ക് മിതമായിട്ട് കഴിക്കുക നല്ല ഫുഡ് കഴിക്കുക അതോടൊപ്പം തന്നെ daily ഒരു നാല് ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കൂടിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം maintain ചെയ്യാൻ പറ്റുള്ളൂ വെള്ളം കുടിക്കുന്നതിൽ വളരെയധികം ഉപകാരങ്ങൾ ഒക്കെയുണ്ട് അതിന്റെ ഉപകാരങ്ങൾ ഒക്കെ പറയുവാൻ വേണ്ടി ഞാൻ ഹാസിഫിൻ വെള്ളത്തിന്റെ ഉപകാരം വളരെയധികം അറിയാം ഹാസിഫ് താങ്കൾക്ക് ഒന്ന് പറയാമോ വെള്ളത്തിന്റെ ഉപകാരം? ഏർ വെള്ളം കുടിക്കുന്നു എന്ന് കുറിച്ച് പറയുകയാണെങ്കിൽ ദിനംപ്രതി ഒരു നാല് ലിറ്റർ താങ്കൾ പറഞ്ഞപോലെ മൂന്ന് ലിറ്റർ നാല് ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ urination നല്ല രീതിക് പോകും full time energetic ആയി ഇരിക്കും പിന്നെ കിടക്കാൻ നേരം ഏർ

കൂടുതലും വിശാംശങ്ങൾ ഒക്കെ അടങ്ങിയ സംഭവമാണ് അപ്പൊ ഈ സാധനമൊക്കെ അടിപ്പിച്ചു കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നു വയറ്റിനു അസ്വസ്‌ഥ വരാം ഗ്യാസ് കേറും പിന്നെ കുറെ എല്ലാരും ഈ ടേസ്റ്റിന്റെ പുറകെയാണ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കുടിക്കുന്നത് വളരെ നാശകരമായ ഒരു വസ്തുക്കളാണ് പെപ്സി, കൊക്ക കോള ഒക്കെ സാധനങ്ങൾ അതിനു പകരം നമ്മൾ കഴിവതും വെള്ളം ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് വെള്ളം കുടിക്കുക അതിപ്പോ ചൂട് വെള്ളമാണെങ്കിലും തണുത്ത വെള്ളമാണെങ്കിലും നല്ലതാണ് ചൂടാക്കിയാലും തണുപ്പിച്ചാലും രോഗങ്ങളൊക്കെ നശിക്കും അപ്പൊ രാത്രിയാണെങ്കിൽ ഒരു മൂന്ന് മണി ഒക്കെയാകുമ്പോൾ എല്ലാവര്ക്കും ഒരു ഗ്ലാസ് വെള്ളം കിട്ടി കഴിഞ്ഞാൽ അവർക്കും

നമ്മുടെ mind ഉം body ഉം energectic ആയിട്ട് ഇരിക്കും അപ്പൊ വെള്ളം നമ്മുടെ ശരീരത്തിന്റെ mamain കാര്യമാണ് ഫുഡിന്റെ ഒപ്പം തന്നെ maintain ചെയ്തു പോവേണ്ട ഒരു സംഭവമാണ് വെള്ളം വെള്ളം കുടിച്ചില്ലെങ്കിൽ വളരെ നല്ല പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാൻ chance കൂടുതലാണ് അപ്പൊ വെള്ളം പരമാവധി ഒഴിവാക്കാതെ പ്രധാനമായും വെള്ളം ഉപയോഗിച്ചോണ്ടിരിക്കുക എന്നാണ് എനിക്ക് വെള്ളത്തിനെ കുറിച്ച് പറയാനുളളത് അതാണ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്. വേറെ എനിക്ക് ചോദിക്കാനുള്ളയൊരു ചോദ്യമാണ് നമ്മുടെ ഈ പുതുതലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അവസ്ഥ എങ്ങനെയാണ് ആരോഗ്യത്തെ പറ്റി പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പൊ പുതിയ തലമുറ ഇപ്പൊ സിനിമകളും സീരീസുകളും ഒക്കെ കാണാൻ വേണ്ടി രാത്രി ഒരു മൂന്ന് മൂന്നര വരെ എണീറ്റു നിക്കുന്ന ഒരു അവസ്ഥയായാണ് നമ്മൾ ഇപ്പൊ കാണുന്നത് ഇവർക്ക് ഇപ്പോ സ്കൂളിൽ പഠിക്കാൻ വിദ്യഭ്യാസം ജോലി ഇതിനൊക്കെ പോകണമെങ്കിൽ രാവിലെ ഒരു ആറര ഏഴു മണിക്കൊക്കെ എണ്ണിക്കേണ്ടതാണ് ഇവർ ഇങ്ങനെ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് രാത്രി ഒരു മൂന്നര വരെയൊക്കെ എണീറ്റിരിക്കുവാണെങ്കിൽ അവർക്ക് എട്ടു മണിക്കൂർ ഒരു ശരാശരി മനുഷ്യന് എട്ടു മണിക്കൂർ ഉറക്കം വേണമെന്നാണ് ഇത്രയും പോലും ഉറക്കമൊന്നും അവർക്ക് കിട്ടില്ല അപ്പൊ നമ്മുടെ മൈൻഡ് മാറുകയും രാവിലെ എനിക്കുമ്പോൾ ഭയങ്കര ഉറക്ക ക്ഷീണവും, തലകറക്കവും, തലവേദന ഒക്കെ വാരാനുളള chance കൂടുതലാണ് അപ്പൊ പുതിയ generation മിക്യവരും ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതാണ് എനിക്ക് പറയാനുള്ളത് പരമാവധി സീരീസ്, സിനിമ കാണൽ ഒക്കെ ഒഴിവാക്കുക ഏർ daily ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക ഇങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളത് ഏർ പുതിയ തലമുറ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഏർ സ്വന്തം രീതിയിൽ വേറെ ആരുടേയും അനുവാദം പോലും ചോദിക്കാതെ ഉപദേശം പോലും കേൾക്കാതെയാണ് അപ്പോൾ ഇവർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏർ ഇവർക്കും ഇതേപടി നമ്മൾ ഇപ്പൊ ഈ കാലത്തു പോലെ തന്നെ ഭാവിയിൽ വല്യ രോഗം വരാനുള്ള chance കൂടുതലാണ് അപ്പൊ ഇതൊക്കെ പരമാവധി ഒഴിവാക്കണം ഏർ

വളരെ നല്ലൊരു അഭിപ്രായമാണ് ഹാസിഫ് പറഞ്ഞത് ഇനി എനിക്ക്, താങ്കൾക്ക് ഇനി എന്താണ് എന്നോട് ചോദിക്കാനുള്ളത് അവസാനത്തെ നമുക്ക് ഒരു രണ്ടു നിമിഷമുണ്ട് ആ രണ്ടു നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് അറിയാനുള്ളത്?

ഏർ ഈ ആരോഗ്യം കൊണ്ട് അവസാനമായിട്ട് ഒരു മനുഷ്യൻ അവരുടെ വാർദ്ധക്യ പ്രായത്തിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യം എത്രത്തോളം അവരെ സഹായിക്കും എന്നുള്ള ഒരു

ആരോഗ്യമുള്ള വാർധക്യമുള്ളവർക്ക് രോഗം വരൽ കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴും ഡോക്ടറിനെ antibiotic പോലുള്ള മരുന്നൊന്നും കഴിക്കണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വാർദ്ധക്യ പ്രായത്തിൽ ഡോക്ടറിനെ കാണുന്നത് ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ യുവ പ്രായത്തിൽ തന്നെ daily exercise ചെയ്യണം, daily വ്യായാമം ചെയ്യണം, daily മര്യാദക്ക് വെള്ളം കഴിക്കണം, daily ഫുഡ് കഴിക്കുകയും ചെയ്താൽ മതി. അങ്ങനെ ചെയ്‌താൽ അതുപോലെ തന്നെ ദിനചര്യ രോഗങ്ങൾ ആയ ഏർ sugar, cholesterol അതുപോലെത്തെ ഉള്ള രോഗങ്ങൾ ഒക്കെ നമ്മുക്ക് maximum നമ്മുടെ ഈ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസാനത്തെ നിമിഷങ്ങളിൽ താങ്കൾക്ക് ഇത്രോം പറഞ്ഞതിന്റെ ഒരു ഉള്ളടക്കം പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ പറ്റോ താങ്കൾക്ക് പറയാൻ പറ്റുവോ ഹാസിഫ്?

ഏർ ആരോഗ്യം മെയിൻ ആയിട്ട് നോക്കുക ആരോഗ്യം തന്നെ നമുക്ക് ഏർ അവസാനത്തെ സമയം വരെ നമ്മളെ കാത്തുസൂക്ഷിക്കുന്നതാണ് ഏർ യുവ പ്രായത്തിലാണെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഞങ്ങളുടെ കാര്യങ്ങൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം.